പ്രത്യേകിച്ച് പരിപാടിയില്ല. ക്ഷീണം കാരണം ഇങ്ങനെ കിടക്ക്യ എന്തേ? എവിടേക്കാ പോയിരുന്നേ. ക്ഷീണം എന്തിനു കാരണം? ഒരു യാത്ര ഉണ്ടാര്ന്നു. അത് കഴിഞ്ഞിട്ട്

മ്, എവിടെക്കാണ്‌ യാത്ര പോയിരുന്നേ? എന്നാ എത്തിയത്?

ങാ, അവിടെ ഈ യാത്ര കുറച്ചു റിസ്ക്‌ ആയിരുന്നു.കെഎസ്ആര്‍ടിസിന്ന്. പിന്നെ ഫുഡും, ഭക്ഷണം പറ്റിയിട്ടില്ല. പിന്നെ, അവിടെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയൊണ്ട്?

അത് ശരി. അല്ല നമ്മക്ക് ആസ്വദിക്കാന്‍ പറ്റിയ കാലാവസ്ഥയാ അല്ലേ. അതോ? നമ്മുടെ ടൈമ് പോവോ?

ഞമ്മളിപ്പം വിളിച്ചത് ഇപ്പൊ വേറൊരു യാത്രെടെ കാര്യം പറയാനാരുന്നു. നമ്മള് പിന്നെ ഒരുപാട് തവണ ഒരുമ്മിച്ചു പോയത് കൊണ്ട് ഇങ്ങക്ക് തന്നെ വിളിച്ചതാണ്.

ഞമ്മള് ഉദ്ദേശിക്കുന്നത് ചിക്ക് മാംഗ്ലൂര്

കര്‍ണാടകയില്, കര്‍ണാടക

നല്ല നല്ലൊരു സ്ഥലം തന്നെയാണത്.മാത്രമല്ല അവിടെ നമ്മടെ ഉച്ച നേരമായാല്‍ പോലും നല്ല തണുപ്പ്. വെയിലൊക്കെ ഉദിച്ചു കഴിഞ്ഞാലും നല്ല തനുപ്പുണ്ടാകും.നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചിട്ട് എന്താ നല്ല ആസ്വദിക്കും. നല്ല കാലാവസ്ഥയൊക്കെ നമുക്ക് നല്ല അടിപൊളിയായി തോന്നും.

മ്. ഒരു വട്ടം പണ്ടെങ്ങനോ ഒരു വട്ടം പോയിട്ടുണ്ട്.

ഗവിക്ക് പോയിവരാന്‍ ഇങ്ങക്ക് എത്ര ചെലവെടുത്തു. ഗവിക്കിവിടെ അന് എഴുന്നൂറ്റി അയ്മ്പത് റുപ്പിക പോയിവരാന്‍ ഫുഡ് ഒക്കെ അടക്കം ഫുഡ് അല്ല നിങ്ങള് സര്‍ക്കാര്‍ ബസ്സിലല്ലേ പോയത്. അപ്പൊ അതില് ഫുഡ് ഉണ്ടാവുലല്ലോ ഫുഡ് ഉണ്ടാവില്ല. ഭക്ഷണം ഉണ്ടാവില്ല. ഭക്ഷണം പുറത്ത് നിന്നു നമ്മള് കഴിക്കണം. വഴീ നിര്‍ത്തി തരും. സമയമാകുമ്പോ നിര്‍ത്തി തരും. നമ്മളാകുമ്പോള്‍ അങ്ങനെ കഴിക്കാം.അത് നമ്മള് നോക്കണം.ഭക്ഷണത്തിന്‍റെ കാര്യം നമ്മള് നോക്കണം. ബാക്കിയുള്ള കാര്യങ്ങള്ക്ക് വാഹനമോക്കെ നിര്‍ത്തി തരും. അങ്ങനെയൊക്കെ കെഎസ്ആര്‍ടിസിന്‍റെ വകയുണ്ട്.

നല്ലൊരു യാത്രയാണ് കെഎസ്ആര്‍ടിസിയില്‍ ഗവിക്ക്

ഞമ്മള് ഇപ്പം ഉദ്ദേശിച്ചിട്ടുള്ളത് ഞമ്മളൊരു ഇങ്ങടെ എന്താണ് കുടുംബങ്ങളും, ഞമ്മടെ ഒരു കുടുംബങ്ങളും ആയിട്ട് മാത്രം പോകാനൊരു പ്ലാനാണത്. ഒരു ചെറിയ ട്രാവലറകളൊക്കെ എടുത്തിട്ടു അതിലേക്കു പോകാനുള്ള ഒരു പ്ലാനാണ്.

എന്നാല് നിങ്ങള്‍ടെ ആരോഗ്യം ഒക്കെ വീണ്ടെടുത്ത് കാര്യങ്ങളൊക്കെ അറിയിക്ക്. അറിയിക്കാം. പ്ലയിസ് നല്ല സ്ഥലമാണ്‌ ചിക്ക് മഗ്ളൂര് നല്ലൊരു പ്ലയിസ് ആണ്. ആ ചിക്ക് മാംഗ്ലൂര് നല്ല ഒരു സ്ഥലമാണെന്ന് ഞമ്മള് പറഞ്ഞു കേട്ടപ്പോ ഞാന് ഇത് പോലെ കൊറേ മുന്നേ ഏതോ തവണ ഒരു വട്ടം പോയിട്ടുണ്ട്.അന്ന് ഞമ്മള് തിരിച്ചു വരുമ്പോ ഉഡുപ്പി, സെന്‍റ് മേരീസ് ഐലാന്‍ഡിലൊക്കെ പോയിട്ട് ആണ് വന്നത്. ആ അത് തന്നെ. അവിടെ തന്നെ അത്യാവശ്യം സ്ഥലങ്ങള്‍ കാണാനുള്ള സ്ഥലങ്ങള്‍ ഉണ്ട്. അത്രെയേറെ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങള്‍

ആ ശരിയാണ്. നല്ല സ്ഥലമാണത്. ഇന്നിപ്പം എന്താ ചെയ്യണേ. എന്നാല് എന്തൊക്കെയാണ് അവിടത്തെ കാര്യങ്ങള്. എന്താലിപ്പോ പെരക്കാര്‍ക്ക് നിങ്ങള് നിങ്ങള് മാത്രാണോ പോയിരുന്നേ. അതോ നിങ്ങടെ പെരക്കാര് കൂടിയുണ്ടായിരുന്നോ നിങ്ങടെ ഗവി ട്രിപ്പ്‌, ഗവി യാത്രയില്. അല്ല ഞാന്‍ മാത്ര ഒന്നുമല്ല. എന്‍റെ കുറച്ചു കൂട്ടുകാരും കൂടി പോയതാണ്. ഒറ്റയ്ക്ക് പോയതാണ്. അത് ശരി. കൂട്ടുകാരുണ്ടാവും അല്ലേ.

അതില് കൂട്ടുകാരനെന്താഒക്കെ ആണോ? ഓന്‍, ഓന്ക്ക് കൊഴപ്പം ഒന്നുമില്ല. ഓന് എപ്പളും ഇങ്ങനെ പോണതാണ്.ഓന്ക്ക് പ്രശ്നം ഒന്നും ഇല്ല.

നിങ്ങടെ അതില് ഇപ്പം എത്ര ആളുകളുണ്ടാവും. അന്നേഞങ്ങള് കൂട്ടുകാരായിട്ടു പോവാ അന്നുണ്ടായിരുന്നത് ഒരു നാ എത്ര എട്ട് ആള്‍ക്കാരോ മറ്റോ ആരുന്നു ഞങ്ങടെനിന്നുണ്ടായത്. ആ, ഞാന്‍ ചോദിക്കണതേ. ഇപ്പൊ നിങ്ങടെ കുടുംബങ്ങളായിട്ട് ആളെ കണക്ക് കൂട്ടണമല്ലോ. എത്ര ആളുണ്ടെന്നു നമുക്ക് കണക്ക് കൂട്ടണമല്ലോ? പതിനഞ്ചു ആളൊക്കെ ഉണ്ട്. എന്‍റെ അറിവില്‍ പതിനഞ്ചു ഉണ്ടാകും.

അത് ശരി. ട്രാവലര്‍ ഒക്കെ നിങ്ങള് തന്നെയാണല്ലോ ഫുള്ള് ഇപ്പൊ..

അതേ. നമ്മക്ക് സെറ്റ് ആക്കാം. സമയം ഉണ്ടല്ലോ. സമയം ഉണ്ട് നമ്മുക്ക് ശരിയാക്കാം. ആ നിങ്ങള് സ്കൂളിലെ ആള്‍ക്കാരെ ഒന്നും നിര്‍ബന്ധിച്ചു കൊണ്ട് വരണ്ട കേട്ടോ. കൂടുതല്‍ ആള്‍ക്കാര് ഒന്നും കൊണ്ട് വരണ്ട.